okay പിന്നെ ചെറിയ ചെറുക്കനല്ലേ ഓന്ക്ക് ഇന്യി എത്ര ഇണ്ട് അതാണ് ഇപ്പൊ ഹാലൻഡ് കണ്ടില്ലേ premiur league ലേക്ക് വന്നു മ്മ് record കള് മാറ്റി തിരിത്തി

ഹാലൻഡ് ഒരുപാട് ഇത് season ല് fastest thirty goals

ഇപ്പൊ currently top scorer ആണ്. ഇത്ര ഒന്നു goal ആരു അധിക അടിച്ചിട്ടില്ല premium league ല് എത്രെയെ കളിയില് നാല് hat trick ഓ അഞ്ച് hat trick ഓ മ്മ് മെസ്സിക്ക് മെസ്സിന്റെ record ഒക്കെ തകർത്തോ മെസ്സിന്റെ record തകർക്കാൻ നിന്നാല് മെസ്സിന്റെ വയസ്സിന്റെ record കൊണ്ട് തകർക്കാനെ ഉള്ളു മനസ്സിലായോ ചെറുപ്രായത്തില് കൂടുതൽ goal അടിച്ച് എന്നില്ലത് അല്ലാതെ record ഒന്നും തകർത്തിട്ടില്ലേ ഇപ്പോ ഇത്തറേം കാലായിട്ടില്ലേ record ഒന്നു തകർത്തിട്ടില്ല ഇല്ലെ മ്മ് പിന്നെന്താ പിന്നെന്താ ഇങ്ങന പോണു ഇന്ന് കളിക്കാൻ പോണുണ്ടോ ഇല്ലെ ഇന്ന് കളി ഇണ്ടാവില്ല ആ

മ്മ് അപ്പൊ ശെരി

ഈയിടെയായി അമൽ ആദ്യത്തെ പോലെ കൃത്യം പഠിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല sir മറുപടി പറഞ്ഞു എന്നെ പഠിപ്പിക്കാനിരുന്ന് അമലിന്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ അമൽ വെറും ഒരു private tutor എന്നാണോ വിചാരം ഭൂപതി ചാരുവിന്റെ അരക്കെട്ടിൽ കൈ വെച്ച് തന്റെ അടുത്തേക്ക് അടുപ്പിച്ചു നിർത്തിയ ശേഷം പറഞ്ഞു ഇത് എന്താ വെറും സാധാരണ tuition ആണോ നിന്നെപ്പോലെ ഒരു ചേട്ടത്തിയമ്മയെ പഠിപ്പിക്കാൻ കിട്ടുകയാണെങ്കിൽ ഞാ അയ്യേ എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ പറയല്ലേ ഭർത്താവായിട്ട് മറ്റു പലതും ഭൂപതിക്ക് വിഷമം തോന്നും എന്നാലും പറഞ്ഞു നാളെ മുതൽ ഞാൻ നിന്നെ പഠിപ്പിക്കാം തീർച്ച നിന്റെ പുസ്തകങ്ങൾ എവിടെ നോക്കട്ടെ എന്താ നീ പഠിക്കുന്നത് എന്ന് ഒരിക്കൽ ഞാനും കാണട്ടെ വേണ്ട വേണ്ടത്ര ആയ് എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട

നിനക്ക് ഇഷ്ട്ടമുള്ളടത്തേക്ക് എന്റെ മനസിനെ തിരിക്കാം എങ്ങോട്ട് തിരിയണം അങ്ങോട്ട് ശരി എന്നാൽ അമലിന്റെ ഈ ലേഖനം ഒന്ന് വായിച്ചു നോക്കൂ എത്ര നന്നായി എഴുതിയിരിക്കുന്നു എന്ന് നോക്കൂ പത്രാധിപർ അമലിന് എന്താണ് എഴുതി അറിയിച്ചതെന്നോ നവഗോപാൽ ബാബു അമൽ ബംഗാളിലെ റസ്കിനെന്ന് പേര് ഇട്ടിരിക്കുന്നു ഇത്രയും കേട്ടപ്പോൾ കുറച്ച് സംശയ ഭാവത്തിൽ കടലാസ് കയ്യിലെടുത്തു തുറന്ന് നോക്കി ലേഖനത്തിന്റെ പേര് ആഷാടത്തിലെ ചന്ദ്രൻ എന്നാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇന്ത്യ government ന്റെ budget സംബന്ധിച്ചുള്ള ആലോചനകളുമായ് തിരക്കിലായിരുന്നു ആ കാര്യങ്ങൾ കീടങ്ങളെ പോലെ തലച്ചോറിന്റെ ഓരോ കോശങ്ങളിലും കടന്നു കൂടിയിരിക്കുകയാണ് അങ്ങനെ അവ ചെറു കൃമികളെ പോലെ വിചാരിക്കുമ്പോ ഈ ആഷാടത്തിലെ ചന്ദ്രനെ മുഴുവനായും വായിക്കാനായില്ല

അപ്പോൾ ഈ ലോകരുടെ കണ്ണുകൾക്ക് മുമ്പിൽ നിർലജ്ജ്വല പോലെ ആ മുഖം തുറന്ന ആകാശത്തിൽ പ്രകാശിപ്പിക്കുകയുണ്ടായി ഭൂപതി തല കുലുക്കി പറഞ്ഞു ഉം വളരെ നന്നായി എഴുതിയിരിക്കുന്നു പക്ഷെ എനിക്കെന്ത് കാര്യം ഈ തരം കവിത്വവും കാവ്യ ഭാവനയും എനിക്ക് മനസിലാവുമോ ചാരു വളരെ പതുക്കെ ഭൂപതിയുടെ കയ്യിൽ നിന്ന് പത്രം എടുത്ത ശേഷം പറഞ്ഞു പിന്നെ എന്താണ് മനസിലാവുക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 ഇങ്ങനെ പറഞ്ഞു ഭൂപതി ചാരുവിന്റെ താടിയിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എങ്ങനെ നിന്നെ മനസിലാക്കുന്നു അത് പറയാൻ മേഘനാഥവധ കാവ്യമോ കവി കങ്കണ ചാൻഡ്യു വായിക്കണോ തനിക്ക് കാവ്യവും കവിതയുമൊന്നും മനസിലാവില്ല എന്ന അഹംഭാവമാണ് ഭൂപതിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അമലിന്റെ ലേഖനം നല്ല പോലെ മുഴുവൻ വായിച്ചില്ലെങ്കിലും അതിനോട് മനസ്സിൽ ഒരു പ്രത്യേക അനുഭാവം തോന്നി ഭൂപതി വിചാരിച്ചു പറയത്തക്കതായ ഒന്നുമില്ല എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക തല തല്ലി ശ്രമിച്ചാലും അത് എനിക്ക് സാധ്യമാവില്ല അമലിന് ഇത്രയധികം കഴിവുണ്ടെന്ന് ഞാനെന്നല്ല ആരാണറിഞ്ഞിരുന്നത് തനിക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് സമ്മതിക്കുമെങ്കിലും കാര്യാസ്വാദനം എന്ന സാഹിത്യ വിഭാഗത്തോട് അവഗണന ഉണ്ടായിരുന്നില്ല ലേഖകൻ ദരിദ്രനാണെങ്കിൽ അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചാൽ അത് പുസ്തകമാക്കാനുള്ള ചിലവ്‌ കൊടുക്കാറുണ്ട് ലേഖകന് ഭൂപതി ഒരു കാര്യം പ്രത്യേകം ഓർമിപ്പിക്കാറുണ്ട് പുസ്തകം തനിക്കായി സമർപ്പിക്കാതിരിക്കണം

അത് വാങ്ങിക്കാതിരിക്കുകയും കൂടി ചെയ്‌താൽ പാപമാകും അതിന് പ്രായശ്ചിത്തം ഉണ്ടാവില്ല വായിക്കാറില്ലെങ്കിലും നല്ലതല്ലാത്ത പുസ്തകങ്ങളെ വെറുക്കാറില്ല

എന്തോ ഒന്നിലെ കൈ അക്ഷരം മനസിലാകാതെ വരികയാൽ ആ ഒരു കെട്ട് കടലാസുമായി അമൽ ഭൂപതിയുടെ മുറിയിലേക്ക് വന്നു ഭൂപതി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അമൽ നീ ആഷാടത്തിലെ ചന്ദ്രനെ പറ്റിയോ ഭാദ്ര മാസത്തിലെ വിളഞ്ഞ പനം തേങ്ങയെ കുറിച്ചോ എത്ര വേണമെങ്കിലും എഴുതും അതിൽ എനിക്കൊരു വിരോധവും ഇല്ല ഞാൻ ആരുടേയും സ്വാതന്ത്രത്തിന്മേൽ കൈ വെക്കുകയില്ല പക്ഷേ എന്റെ സ്വാതന്ത്ര്യത്തിനോട് എന്തിനീ വിരോധം എല്ലാം എന്നെ വായിച്ചു കേൾപ്പിക്കാതെ എന്നെ ക്കൊണ്ട് വായിപ്പിക്കാതെയും നിന്റെ ചേട്ടത്തിയമ്മ എന്നെ വിടില്ല ഇതെന്ത് അന്യായമാണ് അമൽ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അല്ലാ ദേ ചേട്ടത്തിയമ്മ ചേട്ടനെ ഇവര് ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു സാഹിത്യ രസത്തിനോട് വിമുഖനായ ഭൂപതിയുടെ അടുത്ത് തന്റെ വേദന നിറഞ്ഞ ലേഖനങ്ങൾ കൊണ്ട് വന്ന് ചെയ്ത അന്യായത്തിന്റെ പേരിൽ അമലിന് ചാരുവിനോട് അത്യന്തം ദേഷ്യം തോന്നി ചാരുവിന് അത് മനസിലായി സ്വയം ചോദിച്ചു വിഷയം മറ്റൊന്നിലേക്ക് മാറ്റാനായ് ചാരു പറഞ്ഞു ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ പിന്നെ എഴുതുക എന്ന ഉപദ്രവം ഉണ്ടാവില്ല ഭൂപതി പറഞ്ഞു ഇക്കാലത്തെ ആൺ കുട്ടികൾ ഞങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്തവരല്ല ഇത്രവലിയ കപത്വം ജോലിയിലും മിടുക്കൻ എന്നിട്ടെന്തേ കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കാനായില്ലല്ലോ ചാരു പോയ ശേഷം ഭൂപതി അമലിനോട് പറഞ്ഞു അമൽ എനിക്ക് സദാ സമയം ഈ paper ന്റെ കാര്യങ്ങളിൽ മുഴുകി കഴിയണം ചാരു പാവം വളരെ ഒറ്റയ്ക്കാവുന്നു ഒരു ജോലിയും ഇല്ല ഞാനിരുന്ന് എഴുതുന്ന മുറിയിൽ ഇടക്ക് വന്ന് എത്തിനോക്കി പോവും എന്ത് ചെയ്യും നീ പറയ് നീ അവളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം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 കുറച്ച് കൂടി പഠിക്കുകയാണെങ്കിൽ വളരെ നല്ല പോലെ എഴുതാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം ഭൂപതി ചിരിച്ചു പറഞ്ഞു അത്രയ്‌ക്കൊന്നും എനിക്ക് പ്രതീക്ഷയില്ല ചാരുവിന് ബംഗാളിൽ എഴുതാനുള്ള കഴിവ് എന്നെക്കാളും ഉണ്ട് മനസിലാക്കാനുള്ള കഴിവും ഉണ്ട് ഭാവന ശക്തിയും ധാരാളം ഉണ്ട് സ്ത്രീകളിൽ ഇത്രയും കാണുന്നത് വിരളമാണ് പുരുഷന്മാരിലും അത് കുറവാണ് ഞാൻ തന്നെ അതിന് സാക്ഷി ശരി നിന്റെ ചേട്ടത്തിയമ്മയെ നല്ല പോലെ പഠിപ്പിച്ചു വിജയിക്കുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നതാണ് എന്താണതെന്ന് കേൾക്കട്ടെ നിന്റെ ചേട്ടത്തിയമ്മയെപ്പോലെ ഒരുവളെ നിനക്ക് വേണ്ടി തേടിപ്പിടിച്ചു കൊണ്ടുവരും അയ്യോ പിന്നെ അതിനെയും പഠിപ്പിച്ചെടുക്കണോ ജീവകാലം മുഴുവനും ഓരോരുത്തരെ പഠിപ്പിച്ച് കഴിയാണോ അവർ സഹോദരന്മാർ ഈ കാലത്തെ പുരുഷന്മാരാണ് അവർക്ക് വായിൽ വന്നതെന്തും പറയാൻ ഒരു വിഷമവുല്ല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

പല അർത്ഥതലങ്ങളുണ്ട് നിത്യജീവിതത്തിൽ നാം ഈ പദം ഉപയോഗിക്കാറുള്ളത് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് പ്രത്യേകം വിപണികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്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

വിപണി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഉദാഹരണം car വിപണി readymade വസ്‌ത്ര വിപണി കൂടാതെ ഒരു പ്രത്യേക ഉൽപന്നത്തിനോ സേവനത്തിനോ ഉള്ള demand നേയും വിപണി എന്ന് പറയാറുണ്ട്

സാമൂഹ്യ സ്ഥാപനങ്ങളായ ഗോത്രം കുടുംബമെന്നിവയുമായി വി വിപണിയെ താരതമ്യപ്പെടുത്താം ഇനി വിപണികൾ സമ്പത്ത് വ്യവസ്ഥ എന്ന് എന്നിനെക്കുറിച്ചുള്ള സാമൂഹ്യശാസ്ത്രപരമായ വീക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആധുനിക മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥകളിൽ വിപണികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും മനസ്സിലാക്കുകയും വിശദീകരിക്കുകയുമാണ് സാമ്പത്തികശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം ഉദാഹരണത്തിന് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വിലകൾ നിർണയിക്കപ്പെടുന്നത് പ്രത്യേകതരത്തിലുള്ള നിക്ഷേപങ്ങളുടെ ഫല സാദ്ധ്യതകൾ എന്തെല്ലാമാണ് പണം സമ്പാദിച്ചുവെക്കാനും ചിലവഴിക്കാനും ജനങ്ങളെ സ്വാധിനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങൾ എല്ലാം നാം ശാമ്പസ്തി സാമ്പത്തികശാസ്ത്രം കൈകാര്യം ചെയ്യുന്നു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 വിപണിയുടെ പഠനത്തിൽ സാമൂഹ്യശാസ്ത്രത്തിനുള്ള പങ്ക് എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഏർ നമുക്ക് നമ്മക്ക് ഇംഗ്ലണ്ടിലേക്കും ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തുടക്കത്തിലേക്കും തിരിഞ്ഞ് നോക്കേണ്ടി വരും സാമ്പത്തിക ശാസ്ത്രം അക്കാലത്തേക്ക് അറിയപ്പെട്ടിരുന്നത് രാഷ്ട്രീയ ധനശാസ്ത്രം അഥവാ political economy എന്ന പേരിലാണ് ആദ്യകാല രാഷ്ട്രീയ ധനശാസ്ത്രജ്ഞമാരിൽ ഏറ്റവും വ്യാഖ്യാതൻ ആയിരുന്നു ആഡം സ്‌മിത്ത്‌ അക്കാലത്ത് ഉദയം ചെയ്‌ത കമ്പോള സമ്പത്ത് വ്യവസ്ഥയെ മനസിലാക്കാൻ സ്‌മിത്തിൻ്റെ ഏർ സ്‌മിത്തിൻ്റെ ഗ്രന്ഥമായ the wealth of nation എന്ന ഏർ book ൽ ഒരു ശ്രമം നടത്തുന്നുണ്ട് വ്യക്തിപരമായ കൈമാറ്റങ്ങളുടെ അല്ലെങ്കിൽ ഇടപാടുകളുടെ ഒരു പരമ്പരയാണ് കമ്പോള സമ്പത്ത് വ്യവസ്ഥയെ സൃഷ്ടിക്കുന്നത് എന്ന് ആഡം സ്‌മിത്ത്‌ വാദിച്ചു അത് സ്വയം പ്രവർത്തിക്കുന്ന ചിട്ടയോടു കൂടിയ ഒരു വ്യവസ്ഥയായി തിരി തിരിയുകയും ചെയ്യുന്നു നമുക്ക് ഛത്തീസ്ഗഢിലെ ബസ്റ്റാർ ജില്ലയിലെ ധരി ഗ്രാമത്തിലെ ആഴ്ച തോറുമുള്ള ഗോ ഗോത്രവി ഗോത്രവിപണിയെക്കുറിച്ച് പറയാം ലോകത്തിലെ മിക്ക കാർഷിക സമൂഹങ്ങളിലും നമുക്ക് ഇടക്കിടെ ഉണ്ടാകുന്ന വിപണികൾ കാണാം

തങ്ങളുടെ കാർഷിക ഉൽപന്നങ്ങൾ വിറ്റഴിക്കാനും അവരുടെ ഗ്രാമങ്ങളിൽ ലഭ്യമല്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിനുമാണ് അവർ ചന്തകളിൽ എത്തുന്നത് നാട്ടുപ്രദേശത്തിന് വെളിയിലുള്ള വ്യാപാരികൾ പണമിടപാടുകാർ കലാ പ്രകടനക്കാർ ജോത്സ്യന്മാർ തുടങ്ങിയ ഒരുപാട് വിഭാ വിഭാഗങ്ങൾ ആഴ്ച ചന്തയിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു ഇന്ത്യയിൽ ഗ്രാമപ്രദേശങ്ങളിൽ കുറഞ്ഞ ഇടവേളകളിൽ വിശേഷാലുള്ള ചന്തകളും ഉണ്ടാകാറുണ്ട് കാലിചന്തകൾ ഇതിനു ഉദാഹരണമാണ് ഇടക്കിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വിപണികൾ വിത്യസ്ത മേഖലകളിലെയും പ്രദേശങ്ങളിലെയും സമ്പത്ത് വ്യവസ്ഥകളെ പരസ്‌പരം കൂട്ടി ഇണക്കുന്നു അവയെ ദേശീയ സമ്പത്ത് വ്യവസ്ഥയുമായി പട്ടണങ്ങളുമായി metro politan കേന്ദ്രങ്ങളുമായി അത് ബന്ധിപ്പിക്കുന്നു ആഴ്ച ചന്തകൾ കാർഷിക സമൂഹങ്ങളുടെ പ്രധാന സവിഷേതയാണ് പഠിച്ചു പഠിച്ചു വച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ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 സംഭവ വ്യവസ്ഥകളുമുള്ള മലം പ്രദേശങ്ങളിലെയും വനമേഖലകളിലെയും ജനങ്ങളെ സംബദ്ധിച്ചിടത്തോളം ഈ ആഴ്ച ചന്തകൾ അതിപ്രധാനമാണ് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനും സാമൂഹികമായ ഇടപാടുകൾ നടത്തുന്നതിനുമായുള്ള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 കാർഷികോപകരണങ്ങളും ഉപഭോഗവസ്‌തുക്കളും വളകളും ആഭരണങ്ങളും മറ്റും വാങ്ങുന്നു ഇവയിൽ നിന്ന് സാധങ്ങൾ വാങ്ങിച്ച കച്ചവടക്കാർ അവയെ നഗരത്തിൽ കൊണ്ടുപോയി കൂടുതൽ വിലയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നു

ഗോത്ര പരി ഗോത്ര പ്രദേങ്ങളിലെ ആഴ്ച ചന്തങ്ങൾ പണ്ടുമുതൽക്കു തന്നെ നിലനിന്നിരുന്ന സ്ഥാപനമാണ് എങ്കിലും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവയുടെ സ്വഭാവത്തിൽ വന്നുചേർന്നിട്ടുണ്ട്

ഗോത്രവർഗ്ഗക്കാരുടെ പ്രദേശങ്ങളിൽ സമ്പന്നമായ വനവിഭവങ്ങളും ധാതുക്കളും ചൂഷണം ചെയ്യാൻ colonial ഭരണാധികാരികൾ ശ്രമിച്ചു ഇതിനായി ഗോത്രമേഖലകളിലേക്ക് അവർ road കൾ പണികഴിപ്പിച്ചു അങ്ങനെ ഗോത്രപ്രദേശങ്ങൾ തുറക്കപ്പെട്ടു colonial കടന്നുകയറ്റത്തിനെതിരെ ഗോത്രവർഗ്ഗക്കാർ കപ കലാപവുമായി വന്നപ്പോൾ british കാർ അവരെ നിർദയം അടിച്ചമർത്തി

ഗോത്രപ്രേദശങ്ങൾ തുറക്കപ്പെടുകയും ഗോത്രവർഗ്ഗക്കാർ ശാന്തരാക്കപ്പെടുകയും ചെയ്‌തതോടെ പുറമെ നിന്നുള്ള ധാരാളം പേർ ഈ പ്രാദേശിത്തിലേക്ക് പ്രവേശിച്ചു കച്ചവടക്കാരും പണമിടപാടുകാരും സമതലങ്ങളിലെ ഗോത്രതര ജനങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു പുറമെ നിന്ന് എത്തിയ ജനങ്ങൾ വനവിഭവങ്ങൾ വിലക്കു വാങ്ങിച്ചു അവരുടെ ഉൽപന്നങ്ങൾ അവർ ഗോത്രവർഗ്ഗക്കാർക്ക് വിൽക്കുകയും ചെയ്‌തു

ഇവിടെ പണി എടുക്കുന്നതിന് വേണ്ടി ഗോത്രവർഗ്ഗക്കാരെ തൊഴിലാളികളായി നിയമിച്ചു ഗോത്രവർഗ്ഗക്കാരായ തൊഴിലാളികൾക്ക്‌ വേണ്ടി ക്രമേ ആയി ഒരു കമ്പോളവും വളർന്നു വന്നു ഈ മാറ്റങ്ങൾ പ്രദേശിക ഗോത്ര സമ്പത്ത് വ്യവസ്ഥയെ പാടെ മാറ്റി മറിച്ചു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

ബസ്റ്റാർ ജില്ലയിലെ ആഴ്ച ചന്തയെക്കുറിച്ചുള്ള പഠനം ഈ മാറ്റങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഗോണ്ടുകൾ എന്ന ഒരു ആദിവാസി വിഭാവമാണ് ബസ്റ്റാർ ജില്ലയിൽ താമസിച്ചിരുന്നത് ജില്ലയിലെ ആഴ്ച ചന്ത ഗോത്രവർഗ്ഗക്കാരും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 വനം വകുപ്പിലെ forest ഉദ്യോഗസ്ഥന്മാരും ആദിവാസികളുമായി business നടത്തുന്നതിന് ഇവിടെ വന്നിരുന്നു കൂടാതെ തങ്ങളുടെ ഉൽപന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും ചന്തയിൽ വരുന്നവർക്ക് വിവിധ സേവനങ്ങൾ നൽകുന്നതിനും ധാരാളം പേർ ചന്തയിൽ എത്തിയിരുന്നു ആഴ്ച ചന്തയിലെ മുക്ക്യ ക്രോതാക്കൾ എന്ന് പറയുന്നത് ആദിവാസികളും വിൽപനക്കാർ വ്യാപാരികളുമാണ് ആദിവാസികൾ വനവിഭവങ്ങളും കാർഷികോൽപന്നങ്ങളും വിറ്റുകിട്ടുന്ന പണവും കൂലിക്കാശും സാധനങ്ങളും വാങ്ങുന്നതിനായി ചന്തയിൽ ചിലവഴിക്കുന്നു വിലകുറഞ്ഞ കളിപ്പാട്ടങ്ങളും ആഭരണങ്ങളും തുണിത്തരങ്ങളും മറ്റും അവർ വാങ്ങിക്കൂട്ടുന്നു ധ്വരി ഗ്രാമത്തിൽ പഠനം നടത്തിയ നരവംശ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് ഖൽ വിപണിയുടെ സാമൂഹ്യ പ്രാധാന്യം ചൂണ്ടികാണിക്കുകയുണ്ടായി സാമ്പത്തിക പ്രവർത്തനങ്ങളേക്കാൾ ഉപരി യായ പ്രാധാന്യം വിപണികൾക്ക് ഉണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏർ വിപണിയുടെ രൂപരേഖ പരിശോധിച്ച് നോക്കുകയും ചെയ്‌തു ആ പ്രദേശത്തെ സാമൂഹിക വിഭവങ്ങൾക്കിടയിലുള്ള ശ്രോണീ ക്രമ വിപണിയിലും പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം സാമൂഹിക വിഭവങ്ങളിലുള്ള ജാതിയുടെയും മറ്റും അടിസ്ഥാനത്തിലുള്ള വലിപ്പച്ചെറുപ്പങ്ങൾ വിപണിയിലും കാണാം എന്നർത്ഥം

ഗണിത kit ഒണ്ട്. കഴിഞ്ഞ ദിവസം teacher പഠിപ്പിച്ചത് teacher ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഓർമയില്ലേ? ആഹ് ആ ഗണിത kit ഉം ആയിട്ട് വന്നിരിക്കുന്ന കൂട്ടുകാര് ഗണിത kit teacher ക്ക് അറിയാം കൊറേ കൂട്ടുകാര് teacher ക്ക് അയച്ചു തന്നിരുന്നു. teacher ൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറേ സാധനങ്ങള് കൂട്ടുകാര് എന്ത് ചെയ്തിട്ടുണ്ട് ഗണിത kit ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു teacher ക്കും മക്കൾക്കും കൂടെ ഒരു മത്സരം ആയല്ലോ ഈ കാര്യത്തിൽ. Ready ആണോ? ആഹ് എന്താന്നല്ലേ അതായത് നമ്മടെ ഗണിത kit ൽ ഇപ്പം teacher ൻ്റെ കയ്യില് ഒള്ള എന്തൊക്കെ സാധനമാണ് കൂട്ടുകാർക്ക് ഒരുവിധം അറിയാരിക്കും കൂട്ടുകാര് ചെല കൂട്ടുകാർടെ കയ്യില് ആഹ് ഒന്നോ രണ്ടോ സാധനങ്ങള് മാത്രമേ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടും ഒള്ളു. അതൊന്ന് വിപുലപ്പെടുത്തണം ആരുടെ ഗണിത kit ൽ ആണ് അതായത് teacher ൻ്റെ ആണോ അതോ എൻ്റെ മക്കൾടെ ഗണിത kit ൽ ആണോ കൂടുതൽ സാധനങ്ങൾ ഉൾപ്പെടുത്തുക എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇന്ന് മുതൽ മത്സരം ആരംഭിക്കുകയാണ്. മത്സരിക്കാൻ ready ആണോ? ready ആണോ? എങ്കി ഒന്ന് പറഞ്ഞേ ഉഷാറായിട്ടൊന്ന് പറഞ്ഞേ. very good അപ്പം നമ്മള് മത്സരം ആരംഭിക്കുകയാണ് പക്ഷേ ഗണിത kit ൽ സാധനങ്ങൾ ഉൾപ്പെടുത്തുമ്പോ എൻ്റെ മക്കൾ ഒരു കാര്യം കൂടെ ശ്രെദ്ധിക്കണം എന്താന്നല്ലേ? അതെങ്ങനെയാണ് നമ്മളെ ഗണിത പഠനത്തിൽ സഹായിക്കുന്നത് എന്നുകൂടി teacher ക്ക് പറഞ്ഞുതരണം. എങ്കിൽ teacher അത് എന്ത് ചെയ്യും മറ്റു കൂട്ടുകാർക്കും കൂടി പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് അവർക്കും പ്രയോജനം ചെയ്യുവല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ മത്സരം തുടങ്ങുന്നു. Ready ആണോ? ഏയ് അയ്യോ ഇതെന്താ ഇതാരാ ഇവിടെ കൊണ്ട് വെച്ചത്. നിങ്ങളിൽ ആരെങ്കിലും ആണോ? നമ്മള് രണ്ടാം class കാർ അല്ലാതെ പിന്നെ ആരാ ഇവിടെ വരാൻ ഇത് ആരാരിക്കും ആരാണ്? ഉറപ്പാണോ അവരാണോ? നമുക്ക് നോക്കിയാലോ? ദേ കൂട്ടുകാര് കണ്ടില്ലേ ആരൊക്കെയാ നിങ്ങള് പറഞ്ഞ കൂട്ടുകാര് ആരെങ്കിലും ഉണ്ടാരുന്നോ? ഉണ്ടാരുന്നല്ലേ? ദേ നോക്കിയേ ഇതെന്താ റംബൂട്ടാൻ അല്ലേ? റംബൂട്ടാൻ ആരാ കൊണ്ടുവന്നേ ആരാണ്? ആ നമ്മുടെ കിങ്ങിണി ദേ നമ്മുടെ കിങ്ങിണിയാണ് റംബൂട്ടാൻ കൊണ്ടുവന്നതല്ലേ? ദേ പഴം കൊണ്ടുവന്ന ഒരാളൊണ്ടല്ലോ ആരാരിക്കും പുതിയ കൂട്ടുകാരൻ അല്ല. നമ്മടെ മലയാളം class ഒന്ന് ഓർത്ത് നോക്കിയേ മലയാളം class ലാ കൂട്ടുകാരനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആഹ് അതെ കഴിഞ്ഞ വർഷം നിങ്ങള് ഒന്നാം class ലും പഠിച്ചിട്ടുണ്ട്. ആരാ അവൻ ആരാണ് നമ്മുടെ ജഗ്ഗു ദേ അപ്പൊ ഇനി അടുത്ത ആളാരാണ്? ആരാണ്? ആപ്പിള് കൊണ്ട് വന്നത് നമ്മടെ കുടവയറൻ ശുപ്പാണ്ടി നമ്മുടെ ശുപ്പാണ്ടി ആണ് ആപ്പിള് കൊണ്ട് വന്നതല്ലേ. ഇപ്പൊ നമുക്ക് അറിയാം ആരൊക്കെ ഏതൊക്കെ പഴങ്ങൾ ആണ് ഇവിടെ കൊണ്ട് വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ ആണെങ്കിൽ കൂട്ടുകാര് ദേ ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കിക്കേ, പട്ടികയിൽ നോക്കിയില്ലേ ദേ എന്തൊക്കെ വിവരങ്ങൾ ആണ് ഈ പട്ടികയിൽ ചേർത്തിരിക്കുന്നത്? ആഹ് അതെ പേരൊണ്ട്,

എല്ലാ കളങ്ങളിലും എല്ലാം എഴുതിയിട്ടുണ്ടോ ഇല്ലാല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ചില സാധനം അല്ലെങ്കിൽ ചില കളങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങള് ദേ ഈ screen ൽ കാണുന്നത് പോലെ കൂട്ടുകാർ table വരച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കളങ്ങൾ പൂർത്തി ആക്കണം, ഒന്ന് പട്ടിക വേഗന്ന് note book നാത്തോട്ട് ഒന്ന് പൂർത്തി ആക്കിയേ.

റംബൂട്ടാൻ എത്ര പേരെഴുതി? very good ഇവിടെ കൊറേ കൂട്ടുകാര് പറയുന്നുണ്ട് പക്ഷേ അവര് note book നാത്തോട്ട് എഴുതിയിട്ടില്ല അല്ലേ? ദേ നോക്കി എഴുതിക്കേ റംബൂട്ടാൻ ആണ് നമ്മുടെ കിങ്ങിണി എടുത്തത്.

ഇരുപത്തഞ്ച് എണ്ണം teacher ഇവിടെ കൊറേ സംഖ്യകൾ എഴുതി വെച്ചിട്ടൊണ്ട്. ഇതിനിടയിൽ കൂട്ടുകാർ ഇരുപത്തഞ്ച് എവിടെയെങ്കിലും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ? അപ്പൊ teacher ഓരോ സംഖ്യകൾ ആയിട്ട് കാണിക്കും.

this one yes ഇരുപത്തി അഞ്ച് അല്ലേ നമ്മുടെ കിങ്ങിണി എത്ര റംബൂട്ടാൻ ആണ് കൊണ്ട് വന്നത് ഇരുപത്തഞ്ച് റംബൂട്ടാൻ ആണ് കൊണ്ട് വന്നത് അല്ലെ? ഇനി രണ്ടാമത്തത് ആരുടെ വിവരങ്ങൾ ആണ് നമുക്ക് എഴുതേണ്ടത് ജഗ്ഗുൻ്റെ ജഗ്ഗു ഏത് പഴമാ കൊണ്ട് വന്നത് yes banana പഴം അത് അവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇനി എഴുതേണ്ടത് എന്താണ്?

എങ്ങനെ അറിയും? How many bananas are here? നമുക്ക് ആരോട് ചോദിക്കാം? ജഗ്ഗുനോട് ചോദിക്കാം ജഗ്ഗൂ how much bananas you have? ആഹ് കൂട്ടുകാര് കേട്ടില്ലേ വേഗന്ന് ഉത്തരം എഴുതിക്കേ. കിട്ടിയില്ലേ ഒന്ന് കാണിച്ചേ ആഹ് എല്ലാ കൂട്ടുകാരും ഉത്തരം എഴുതിയിട്ടുണ്ട് അല്ലേ? ചെല കൂട്ടുകാർക്ക് ഒരു സംശയം ഒന്നുംകൂടി teacher പറഞ്ഞു തരാം. ജഗ്ഗു എന്താ പറഞ്ഞത് ആഹ് അഞ്ച് പത്തുകളും അഞ്ച് ഒന്നുകളും ചേരുന്ന സംഖ്യ ആന്നാ പറഞ്ഞത് അല്ലേ ഈ കൂട്ടത്തിൽ അങ്ങനെ ഒരു സംഖ്യ ഉണ്ടോന്ന് പെട്ടെന്ന് നോക്കിയേ ആഹ് ഇപ്പം കണ്ടിട്ടുണ്ട് അല്ലേ അപ്പം കണ്ടെത്തി കഴിഞ്ഞാൽ teacher കാണിക്കുമ്പോൾ ആ സംഖ്യ കിട്ടുകയാണെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഒച്ചത്തിൽ കയ്യടിക്കണം okay ഇതാണോ? ഇതാണോ? ഇതാണോ? അല്ലാല്ലേ? clap ചെയ്യണം teacher ക്ക് അറിയില്ല ഇതാണോ? This one yes എത്രയാണ് അഞ്ചു പത്തുകളും അഞ്ചു ഒന്നുകളും ചേർന്ന് എത്ര പഴങ്ങൾ ആണ് ജഗ്ഗു കൊണ്ട് വന്നത് അൻപത്തഞ്ചു പഴങ്ങൾ. അങ്ങനെ ആണെങ്കിൽ ദേ നമുക്ക് ജഗ്ഗു കൊണ്ടുവന്നത് എത്ര പഴങ്ങൾ ആണ് അൻപത്തഞ്ചു പഴങ്ങൾ. കൂട്ടുകാർ ഒന്ന് പട്ടികയിൽ എഴുതിക്കേ അൻപത്തഞ്ചു പഴങ്ങൾ ആണ് നമ്മുടെ ജഗ്ഗു കൊണ്ട് വന്നത്. എവിടെ എഴുതും അതെ ആ column ത്തിൽ തന്നെ ആണ് എഴുതേണ്ടത്. ദേ അൻപത്തഞ്ചു പഴങ്ങൾ. ഇനി ആരുടെ വിവരങ്ങൾ ആണ് എഴുതേണ്ടത് ശുപ്പാണ്ടിയുടെ വിവരങ്ങൾ ആണല്ലേ അപ്പം നമുക്ക് അറിയാം ശുപ്പാണ്ടി ഏത് പഴമാ എടുത്തത്? കൂട്ടുകാർ note book നകത്ത് എഴുതിയിട്ടുണ്ട്.

ചെല കൂട്ടുകാർക്ക് മാറി പോയെന്ന് തോന്നുന്നു നേരത്തെ അല്ലേ ആഹ് തിരിച്ചു മായ്ച്ച് എഴുതുക. ഇനി എന്താണ് നമുക്ക് അറിയേണ്ടത് ശുപ്പാണ്ടിടെ ശുപ്പാണ്ടി കൊണ്ട് വന്ന പഴം നമുക്ക് അറിയാം ആപ്പിൾ ആണ്. ഇനി എത്ര ആപ്പിൾ ആണ് കൊണ്ട് വന്നേ എന്ന് നമുക്ക് അറിയണം. അല്ലേ ആ എണ്ണം ആണ് അറിയേണ്ടത്. എങ്ങനെയാ നമ്മള് നേരത്തെ ആരോടാ ചോദിച്ചത് ജഗ്ഗുനോട് ചോദിച്ചത് പോലെ നമുക്ക് ആരോട് ചോദിക്കാം ആഹ് ശുപ്പാണ്ടിയോട് ചോദിക്കാം അല്ലേ. ഒന്ന് വിളിച്ചേ ആഹ് അതേ കേട്ട് നോക്കിയേ. വേഗം note book ൽ ഉത്തരം എഴുതിക്കെ. കേട്ടില്ലേ കൂട്ടുകാർ പെട്ടന്ന് note book നകത്തോട്ട് എഴുതിക്കേ കണ്ടെത്തിയത് teacher ന് പറഞ്ഞു തന്നെ

ten less than fifty-five എത്ര ആരിക്കും അൻപത്തഞ്ചിനെക്കാൾ പത്ത് കുറവായ സംഖ്യ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ teacher കാണിക്കുമ്പോൾ clap ചെയ്യണം ദേ ഇതാണോ അല്ലാ ഇതാണോ ഇതും അല്ലേ? ഇതല്ലേ അൻപത്തഞ്ചിനെക്കാൾ പത്ത് കുറവായ സംഖ്യ? note book നാത്തോട്ട് ഒന്ന് നോക്കിക്കേ അല്ല Yes എത്രയാണ് forty-five അൻപത്തഞ്ചിനെക്കാൾ പത്ത് കുറവായ സംഖ്യ നാല്പത്തഞ്ച്. ആഹ് നമ്മുടെ ശുപ്പാണ്ടി എത്ര ആപ്പിളുകൾ ആണ് കൊണ്ട് വന്നത് നാല്പത്തഞ്ച്. കൂട്ടുകാര് എവിടെയാ എഴുതിയത് ദേ ഇവിടെ ആണ്. table ല് നമ്മൾ പൂരിപ്പിക്കണം ഇനി ഒന്ന് നമ്മുടെ പട്ടിക ഒന്ന് നന്നായിട്ട് നോക്കിക്കേ ഇപ്പം പൂർണ്ണം ആയോ പൂർണ്ണം അല്ലേ ഈ പട്ടികയിൽ നോക്കിയാൽ കൂട്ടുകാർക്ക് ഇപ്പൊ എന്തൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആഹ് നമുക്ക് ഓരോരുത്തരും ഏതൊക്കെ പഴങ്ങൾ എടുത്തു അതിൻ്റെ എണ്ണം നമുക്ക് അറിയാം അറിയാൻ പറ്റത്തില്ലേ? എങ്കിൽ teacher ചോദിക്കുന്ന ഈ ചോദ്യത്തിന് പെട്ടന്ന് ഒന്ന് ഉത്തരം എഴുതിക്കേ ഇതിൽ ഏറ്റവും കൂടുതൽ പഴങ്ങൾ ഉള്ളത് ആർക്കാണ് എത്രയെണ്ണമാണ്? Who has the most fruits in their basket how much പെട്ടെന്ന് എഴുതിക്കേ പട്ടിക നോക്കി പെട്ടെന്ന് കണ്ടെത്തിക്കേ. എഴുതിയോ ഇത്ര പെട്ടെന്ന് എഴുതിയോ നമ്മൾക്ക് എളുപ്പം ആണല്ലേ നമ്മൾക്ക് അറിയാം വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ഒക്കെ കണ്ടെത്താൻ നമ്മള് പഠിച്ചിട്ടൊണ്ട് ആഹ് ആർക്കാണ് ആർക്കാണ്? ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഴങ്ങൾ കൈവശം ഉള്ളത് ആരാണ് അതെ അൻപത്തഞ്ച് പഴങ്ങൾ കൈവശം ഉള്ള ജഗ്ഗു ആണ് അല്ലേ ആർക്കാണ് ജഗ്ഗുവിൻ്റെ കൂടയിലാണ്. ഏറ്റവും കൂടുതൽ പഴങ്ങൾ ഉള്ളത് അൻപത്തഞ്ച് എത്ര പേര് ഉത്തരം ശരിയാക്കി ഇത്രേം പെട്ടന്ന് ശരിയാക്കിയോ very good അപ്പം ദേ അങ്ങനെ ആണെങ്കിൽ teacher ൻ്റെ അടുത്ത ചോദ്യം എന്താരിക്കും? ആഹ് ഏറ്റവും കുറവ് very good ഏറ്റവും കുറവ് പഴങ്ങൾ ഈ കൂട്ടത്തിൽ ആരുടെ കൈവശം ആണ് ഒള്ളത് who has the least fruits in their basket how much ആർക്കാണ്? അതേ ഇരുപത്തഞ്ച് അല്ലേ ഇരുപത്തഞ്ച് പഴങ്ങൾ മാത്രം ഉള്ള കിങ്ങിണിടെ കൂടയിലാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് പഴങ്ങൾ ഒള്ളത്. ഈ രണ്ടു ചോദ്യങ്ങൾക്കും കൂട്ടുകാർക്ക് ഈ table നോക്കി ഉത്തരം കണ്ടെത്താൻ പ്രയാസം ഉണ്ടായിരുന്നോ? ഇല്ലാല്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പം ചിന്തിച്ച് ഉത്തരം കണ്ടെത്തിയാലോ അതേ ready ആണോ? ready ആണോ ആഹാ ദേ ഈ table ഒന്ന് നോക്കിയേ കൂട്ടുകാർ. screen ല് കാണുന്ന ഈ table നന്നായിട്ടൊന്ന് നോക്കുക ശ്രദ്ധിച്ചു നോക്കുക എന്തൊക്കെ വിവരങ്ങൾ ആണ് പട്ടികയിൽ ഉള്ളതെന്ന് കൂടി നോക്കുക. നോക്കിയോ ദേ കൂട്ടുകാർ എന്തൊക്കെയാണ് ആ പട്ടികയിൽ കണ്ടത് എന്തൊക്കെ വിവരങ്ങൾ ആണ് കൂട്ടുകാർക്ക് അറിയാൻ കഴിഞ്ഞത് അതേ പേരുകളൊണ്ട്

കഴിച്ച റംബൂട്ടാൻ്റെ എണ്ണം അടുത്ത column ത്തിലോ കഴിച്ച പഴങ്ങളുടെ എണ്ണം പിന്നേ കഴിച്ച ആപ്പിളുകളുടെ എണ്ണം numbers of rambuttan ate numbers of bananas ate numbers of ആഹ് apples ate

മനസ്സിലാക്കി ഇല്ലേ ഇത്രേം കാര്യങ്ങളാണൊള്ളത്. ഇനി ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചേ ഒരു കാര്യം കൂടെ ഇല്ലേ അതേ എന്താണ് ജഗ്ഗുൻ്റെ നേർക്ക് ആകെ കഴിച്ച പഴങ്ങളുടെ എണ്ണം എഴുതിയിട്ടുണ്ട് എത്രയാണത് കേട്ടില്ല ഒറക്കെ പറഞ്ഞേ എൺപത്തി അഞ്ചെന്നെഴുതിയിട്ടുണ്ട് ബാക്കി ആരടേങ്കിലും ആകെ കഴിച്ച പഴങ്ങളുടെ എണ്ണം എഴുതിയിട്ടൊണ്ടോ? കാണാൻ കഴിയുന്നുണ്ടോ ഇല്ല ഇനി ഏതൊക്കെ പഴങ്ങളാ കഴിച്ചത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ ഇല്ല അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കണ്ടെത്തേണ്ടതുണ്ട് എങ്ങനെ കണ്ടെത്തും? ആദ്യം ആരുടെ column ങ്ങൾ ആണ് എഴുതി ചേർക്കേണ്ടത് കിങ്ങിണിയുടേത് അല്ലേ കിങ്ങിണി ഏതൊക്കെ പഴങ്ങളാ കഴിച്ചതെന്ന് അറിയാമോ ഇല്ലാല്ലേ പക്ഷേ teacher ഓട് അവള് പറഞ്ഞു ഞാൻ അത് പറയട്ടേ ചിന്തിക്കാൻ ready ആണല്ലോ ഉത്തരം കണ്ടെത്താൻ ready ആണല്ലോ ആഹ് അപ്പം ചിന്തിക്കാൻ ready ആയ എൻ്റെ കൂട്ടുകാരേ നമ്മുടെ കിങ്ങിണി എന്താ പറഞ്ഞത്? ഓഹ് അവക്കൊത്തിരി ഇഷ്ടാണ് ഇപ്പം മുഴുവനും കഴിച്ചുകളയും എന്നല്ലേ കഴിക്കാൻ വേണ്ടി തന്നെ ആണ് അവളെല്ലാ റംബൂട്ടാനും കയ്യിൽ എടുത്തത് പക്ഷേ കുറച്ച് കഴിച്ചപ്പോഴേക്കും അവൾടെ വയറ് നിറഞ്ഞു. ബാക്കി ഉള്ളത് അവൾ എന്ത് ചെയ്തു ആഹ് ഓരോന്ന് ആയി തിരികേ ദേ ഇതുപോലെ കുട്ടയിലേക്ക് വെച്ചു. ഞാൻ എണ്ണില്ലാ കൂട്ടുകാർ എണ്ണിക്കോളണം.

എണ്ണുന്നുണ്ടോ teacher കേൾക്കുന്നില്ലല്ലോ ഓരോന്നായി അവൾ കുട്ടയിലേക്ക് വെച്ച റംബുട്ടാനുകളുടെ എണ്ണം എത്രയാണ് very good എത്രയെണ്ണമാണ് പത്തെണ്ണം എത്രയെണ്ണമാണ് പത്തെണ്ണം അങ്ങനെ ആണെങ്കിൽ നമ്മുടെ കിങ്ങിണി കഴിച്ച റംബുട്ടാനുകളുടെ എണ്ണം എത്രയാണ്? ആഹ് ഒന്ന് കണ്ടെത്തിക്കേ വേഗന്ന് കണ്ടെത്തിക്കേ എങ്ങനെ കണ്ടെത്തും എങ്ങനെ കണ്ടെത്തും? നമുക്ക് അറിയാം ദേ ഇവിടെ പട്ടിക ഒണ്ട് കിങ്ങിണിടെ കയ്യിൽ ആകെയുണ്ടായിരുന്ന റംബുട്ടാനുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തഞ്ച്. അവൾ കൊറച്ച് കഴിച്ചു ബാക്കി വെച്ച റംബുട്ടാനുകളുടെ എണ്ണമോ? എണ്ണം എത്രയാണ് പത്ത് അപ്പോൾ അവൾ എത്രയെണ്ണം കഴിച്ചിട്ടുണ്ടാകും How many rambuttan did the Kingni ate? എങ്ങനെ കണ്ടെത്തും അതേ ആകെ ഉണ്ടാരുന്നതിൽ നിന്ന് അല്ലെങ്കിൽ teacher പറയുന്നില്ല കൂട്ടുകാരെ പെട്ടെന്ന് ഒന്ന് കണ്ടെത്തിക്കേ. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ അതേ ആകെ ഉണ്ടാരുന്ന ഇരുപത്തഞ്ചിൽ നിന്ന് ബാക്കി വന്ന പത്ത് കൊറയ്ക്കണം. പെട്ടെന്ന് ഒന്ന് ചെയ്തേ ആഹ് എഴുതിയോ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നേ സ്ഥാനം നോക്കണം ആദ്യം ഒന്നുകളുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ കുറയ്ക്കണം അത് കഴിഞ്ഞ് കൂട്ടുകാർക്ക് അറിയാം very good പത്തുകളുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ കുറയ്ക്കണം. കൊറച്ചോ ദേ കൂട്ടുകാര് കൊറച്ചല്ലോ എങ്കില് ഉത്തരം പറയാല്ലോ ready ആണോ? ഒറപ്പാണല്ലോ ഇരുപത്തഞ്ചിൽ നിന്ന് ബാക്കി വന്ന പത്ത് കൊറയ്ക്കുമ്പോൾ എത്രയാ ഉത്തരം കിട്ടിയത് എത്രയാ ഉത്തരം കിട്ടിയത് ആണോ ഒറപ്പാണല്ലോ എന്നെങ്കി ഒന്ന് കാണിച്ച് തന്നേ teacher ന് ഏയ് അപ്പൊ ആരാ teacher ക്ക് ആദ്യം ഉത്തരം പറയണ്ടേ ഉത്തരം പറഞ്ഞു തരുന്നത് ആരാണ് വേഗന്ന് വേഗന്ന് അതേ അപ്പം ആദ്യം ഉത്തരം പറഞ്ഞ കൂട്ടുകാരൻ ദേ എൻ്റെ ice cream ൻ്റെ ബാക്കി ഭാഗം തന്നേ.

അതേ പതിനഞ്ച് അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ജഗ്ഗൂൻ്റെ വക ഒരു ചിന്നംവിളി പോരട്ടേ ഏയ് very good അപ്പം ഇനി നമുക്ക് ഇനി അടുത്തത് ആരുടെ വിവരങ്ങൾ ആണ് അറിയുന്നതിന് മുൻപ് ഈ പട്ടിക ഒന്ന് പൂരിപ്പിക്കണ്ടേ അതേ കൂട്ടുകാരെല്ലാം screen ലോട്ട് നോക്കിക്കേ കൂട്ടുകാരുടെ note book നകത്ത് കൂട്ടുകാർ എന്ത് ചെയ്യ screen ലേക്ക്